അവിടെ ചെന്ന് balcony ഒന്നും പക്ഷേ അങ്ങനെ തുറന്നിടാൻ പറ്റില്ല തുറന്നിട്ടാ കുരങ്ങന്മാരുള്ളി കേറും

എഹ് പോണ വഴിക്കെന്നെ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ resort ൽ ചെന്നു ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയ മെച്ച ഒന്നുല്ല അവിടുത്തെ ബിരിയാണി ര രാത്രിത്തെ food ആണ് food സത്യം പറയാ രാത്രിത്തെ buffet ണ് buffet

ഇങ്ങനെ നിരത്തിവച്ചിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാ പക്ഷേ buffet ക്ക് നല്ല വിലയാണ് ഒരാക്ക് എഴുന്നൂറ് രൂപ എത്രവേണമെങ്കിലും എടുക്കാം കുറെ സാധനങ്ങൾ ഉണ്ടാവും ഒരാൾക്ക്ന്ന് മറ്റേ വെള്ള ചോറ് സാധാ ചോറ്

പിന്നെ നെയ്ച്ചോറ് മന്തി rice പിന്നെ chicken chicken മീന് beef പിന്നെന്താ പിന്നെ noodles cauliflower പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഈ സാധാരണ ഈ കല്യാണത്തിനൊക്കെ പോകൂലെ അതിനെക്കാളും സാധനങ്ങൾ പിന്നെ പഞ്ഞി മുട്ടായി ice cream

ആഹ് പായസം എന്തൊക full set up അവിടെ set up ആണ് പിന്നെ അവിടാരുന്നു Swimming pool ഒക്കെ ഉണ്ട് ഞങ്ങൾ പോയപ്പോ തന്നെ Swimming pool ൽ ഒന്ന് ചാടി

പിന്നെ മറ്റേ ഈ കാട്ടിന്റുള്ള് കൂടെ ഈ forest കാരൻ തന്നെ jeep ൽ പോണ ഒരു സംഭവുണ്ട്

ആ trekking trecking ആഹ് അത് അങ്ങനെ പോകുമ്പോ നമ്മക്ക് ആന കടുവ അങ്ങനെയുള്ളതിനൊക്കെ കാണാൻ പറ്റും പക്ഷേ ഞങ്ങൾ പോയപ്പോ ആനനെ ഒന്നും കണ്ടില്ല ആനപ്പിണ്ടി മാത്രണ്ടായിന് ആന അപ്പൊത്തന്നെ പിണ്ടി ഇട്ടിട്ടങ്ട് cross എയ്തു പക്ഷെ ആനേനെ കണ്ടില്ല ഒരു

ഇഷ്ടംപോലെണ്ട് മാന് മയില് അത് ഒക്കെ അവിടെ ഇഷ്ടംപോലെ അമ്മളങ്ങന വണ്ട് drive എയ്യാനന്റെ ഇടയിലുണ്ടാകും road ങ്ങന cross എയ്യും അയ്റ്റുകൾക്ക് പക്ഷെ ഇതൊന്നും പേടിയില്ല കണ്ടു കണ്ടു ശീലുണ്ടാവും

കയ്യും കാലുംവിറക്കില്ലേ വലിയ വണ്ടി ആണെങ്ങി scene ഇല്ല വലിയ വണ്ടിയൊക്കെ

അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മറ്റേ ബന്ദെപുർന്ന് പറഞ്ഞ ഒരു സ്ഥലുണ്ട് അത് ഈ കർണാടക ജില്ലയിൽ എന്നെ

ആ ആ വഴി മസനഗുഡി ബണ്ട്പ്പൂർ ഗുഡല്ലൂർ അങ്ങനെ തിരിച്ചു വന്നേ

ആ ആഹ് അവിടൊക്കെ പക്ഷേ എത്ര കുറേ ഈ ര ഏർ നല്ലൊരിരുട്ടായി കഴിഞ്ഞാ മൃഗങ്ങൾ ഇറങ്ങും അതുകൊണ്ട് നമ്മളെ വിടില്ലാത്തി വിടില്ല അയിൻ്റെ ഉള്ളിക്ക്

ആ അയിറ്റ് ഇറങ്ങിവന്നാ scene ആണ് ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ആന വന്നാ എന്താ ചെയ്യാ അതുമായിരി ഇപ്പോൾ full news ല് കത്തിനിക്കണത് അരിക്കൊമ്പൻ്റെ വാർത്തയാണ് അരിക്കൊമ്പനെ പിടിച്ചിട്ട് ഈടി പെരിയാർക്ക് കൊണ്ടോയി അവിടെ കൊണ്ട് പോയിട്ട് എന്താ കാര്യം ആന തിരിച്ചുവന്നില്ലേ

രാവിലെ trip പോയപ്പോ രാവിലെ പോയപ്പോ scene ഇണ്ടായില്ലാ മാനുകള് ആനയെ കണ്ടു പുലിനെ ഇതൊന്നും കണ്ടില്ല ആനയെ ആ അങ്ങനെയുള്ളൂ അല്ല മൈസൂര് zoo ല് പോയപ്പോ കടുവനെ കണ്ടോ ഓ കടുവനെ കണ്ടോന്ന് കടുവ സിംഹം വെള്ള color ൽ കടുവ ഉണ്ടാർന്നെ വെള്ള color ആ ഇപ്പോളുണ്ട് ആ അത് അതെ അതൊക്കെ പക്ഷെ നമ്മളതിനി എവിടെയാ ഉണ്ടാവുക അത് ഇക്ക് തോന്നുന്നത് എന്തച്ചാ മറ്റേ ഈ കുറെ ഹിമാലയ അതുപോലെത്തെ കുറെ സ്ഥലത്തൊക്കെ ഇണ്ടാവാ നല്ല തണുപ്പുള്ള ഇ സ്ഥലങ്ങളു രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കെ ആ അവിടെന്നെ ഉണ്ടാവുളെ

അതിൻ്റെ കൊമ്പ് കാണണൊ യമ്മാരി വലിപ്പെന് ആ മറ്റേ അവിടെ പിന്നെ വേറെ ഒന്നുണ്ട് african ആനയൊക്കെ ഉണ്ട് ആ zoo ല്

പക്ഷേ ഇക്ക് ആവിരൊക്കെ ഇങ്ങട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥക്കായിട്ടു ഇവറ്റകക്ക് എങ്ങനെ യോജിച്ചു പോകാൻ പറ്റുവൊ കുറെ ജീവികളും മറ്റുഒക്കെ അങ്ങനെ ചത്തു പോന്നുണ്ടാവും എന്താ എത്ര നമ്മൾ പിടിച്ചിട്ടാലും അയ്റ്റുള കാലാവസ്ഥയും നമ്മളെ കാലാവസ്ഥയും എങ്ങനെയാ suit ആവ ഇക്കൊരു ആഗ്രഹം ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അടുത്ത് ഏർ കുറെ നല്ല പൈസ ഉണ്ടാക്കിയിട്ടെ പട്ടായക്ക് അങ്ങട് പോകാ

നീ മറ്റേ cinema കണ്ടിട്ടില്ലേ അമർ അക്ബർ അന്തോണി അയലില്ലേ ഇവര് പട്ടായ പോകാൻ plan ഇടുന്നെ നമ്മളും ഇതേമായിരി plan ഇടും പക്ഷെ നമ്മൾ അത് നടത്തണം പട്ടായെലൊക്കെ പോയിക്കഴിഞ്ഞാ ഏർ എന്താ പോണെങ്കി നല്ല പൈസ വേണം

പിന്നെ അന്തള്ള ഒരാളും വേണം കൂടെ ഇതൊക്കെ ഒരു guide പോലെ നമ്മൾ അടുത്ത ദിവസം എങ്ങട പോണ്ടെ ഏർ ഇനി എന്ത ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ആ പിന്നെ അടുന്ന് കഴിഞ്ഞ ഈ കുറെ youtubers ഒക്കെ ഉണ്ടാവില്ലേ യൂട്യൂബ് channel ൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവില്ലേ പട്ടായയ്ക്ക് അതുപോലെ അമേരിക്ക അങ്ങനെയുള്ള സ്ഥലത്തിക്കങ്ങനത്തെ videos ഒക്കെ ഭയങ്കര ഇഷ്ടാ നമ്മക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഇതെങ്കിലും കണ്ട് ആസ്വദിക്കാലോ ഉം ഓർക്ക നമ്മക്ക് എടുക്കെൻ trip പോവാ അത് പോവും അത് നമ്മള് പോയിരിക്കും ഓണത്തിന് ഇനി ഒന്നും ഇല്ലേ നമ്മൾകിവട അടുത്ത്ള്ള സ്ഥലത്തേക്ക് നമ്മളറിയാത്ത എത്ര സ്ഥലങ്ങള്ണ്ട് നമ്മളറിയാത്ത നമ്മളെങ്ങോടൊക്കെ പോണം ആ ആ അവിടെ പക്ഷെ എന്താ പ്രശ്നംന്ന് വെച്ചാ അതെവിട മലപ്പുറത്താ

മലപ്പുറത്തെ മാതിരി വേറെ ഏതോ ഒരു beach ഒക്കെ ഇല്ലേ ഉണ്ണിയാൽ beach ഒ അതൊക്കെ എവിടെ എവിടെ കോഴിക്കോട് പ്പോ ഒരു bee beach ൻ്റെ beach ന്നെ തോണു ഒരു park ഒക്കെ അടിപൊളി park ഒക്കെ വന്നുകുണ് പേര് mini ഗോവ അങ്ങനെ എന്തോ ആണ് അയിൻ്റെ പേര് ഞങ്ങ അടുത്തമാസം പൊന്നിണ്ട്

train ൽ ശരിക്കു രണ്ടീസത്തിനു ഗോവേ പോയിട്ടൊന്നും കാര്യല്ല ആ ഒരാഴ്ച എങ്കിലൊക്കെ പോ ഉം

അടുത്ത മാസം ചെക്കമ്മാര് plan ഉണ്ട് കോഴിക്കോട്

പോണുണ്ട് പറഞ്ഞാലോ മ്മളെ ചെക്കമ്മാരൊക്കെ എന്നെ plan ക്കെ ഇട്ടന്നു

ലുലു mall കഴിഞ്ഞ പിന്നെ കേരളത്തിലുള്ള hilite mall ആ

ആ ആട പന്തൊക്കെ കൊണ്ട് ഞങ്ങൾക് set ആക്കാന്നൊക്കെ പറയുണ്ട് ഏർ പന്ത് അതൊക്കെ നമ്മ അയിനങ്ങനൊരു video ഒക്കെ എടുത്തു കൊടുക്കാനൊരു ആള് വേണം

ഞങ്ങള് ഏർ class താ company ക്കാര് ആ plus two ല് പഠിച്ചവരോ ആഹ് ഇന്റൊപ്പോം പത്ത് പഠിച്ചവര് ഒക്കെപ്പൊ ഗുജറാത്തിലാ പഠിക്കണെ ആ ചെക്കൻ ഇന്ത്യയിൽ കുറെ സ്ഥലത്തിങ്ങനെ കറങ്ങി നടക്ക്ന്ന്ണ്ട് ഇന്ത്യയിൽ എത്ര സ്ഥലം ഡൽഹി അതുപോലെ

ആടൊക്കെ പോയിട്ട് അങ്ങനെ ഓരോ reels ഒക്കെ എടുത്തു കാണും എനിക്കാ നമ്മക്കിപ്പോ അത് കാണാൻ അല്ലെ പറ്റുള്ളൂ ഉം പെരുന്നാള് ചെക്കമ്മാര് അടിപൊളിയായിക്ക്ണു ആ വ് wonderla ൽ കൊറേ ride കൾ ഒക്കെ ഉണ്ട്പ്പു കൊറേ ആൾക്കാര് wonderla ക്ക് പോണ് ഉം

ഉം അന്നൊന്നും പിന്നെ അന്തല്ലാത്ത കാലല്ലെ അന്നൊക്കെ എന്ത് ആസ്വദിക്കാ നമുക്ക് അവിടെ പോയാ teacher മാര് പറയണ കേക്കാ പിന്നെ കൊറേ ഒരു ബിരിയാണിം കിട്ടും തിരിച്ചു വരുമ്പോ ചായേം കിട്ടും അത്രന്നെ

വലിയ traveller ഇല്ലേ എത്ര seat ൻ്റെ ആ

അവിടെ ഞാൻ ഒരുവട്ടം പോയതാ വാഗമണ് ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമില് post ഇട്ടിന്

നിങ്ങളെ college ന്റെ കോട്ടയത്ത ആ അടുത്താണ് വാഗമണ് മൂന്നാർക്ക് പോണം കൊറേ കൊറച്ച്കൂടി പോണം വാഗമൺ കഴിഞ്ഞിട്ടല്ലേ മൂന്നാറ്

full ഒരു full കൃഷി താഴെ ഈ തമിഴന്മാരുടെ കൃഷി ഉണ്ടാവൂലെ തട്ട് തട്ടായിട്ട് അത് അതുപോലെ ചെറിയ road ഉണ്ടാവു ആ ചെറിയ road ക്കൂടെ ആള്ക്കാര് നടന്നു പോണതും bike പോണതൊക്കെ നമ്മുക്കിങ്ങനെ മെൽടെ മായിരിയാകും full ചെറിയ ചെറിയ സാധനങ്ങള് ആൾക്കാരെക്കെ അവിടെന്നു നോക്കുമ്പോ ആ മലേടെ മോള്ന്ന് ഒക്കെ കൊറേ ആൾക്കാരിങ്ങനെ suicide എയ്തിട്ടുണ്ടാകും എത്ര ആൾക്കാര് suicide എയ്തിന്നറിയാ

പിന്നെ ഞങ്ങള് പോണേൻ്റെ ഒരാഴ്ച മുന്നെ ഒരു തമിഴൻ അവിടെന്നു suicide എയ്തെത്രേ അയാളുടെ മറ്റേ ബോ ഈ body മൊത്തത്തിൽ കണ്ടെടുക്കൂല ഓരോ parts parts ആയിട്ട് കണ്ടെടുക്കാനന്നെ ഒരു മാസം പിടിച്ചുന്ന് ആ ആ അത്രക്ക് dangerous സ്ഥലാണ് അതൊക്കെ അമ്മഴ മഴക്കാലത്ത് ഒന്നും അങ്ട് പോകാനെന്നെ പറ്റില്ല മഴക്കാലത്ത് അത് അറിയാതെ ഒന്ന് കാല് വഴുതി താഴത്തേക്ക് പോയാ തീർന്നില്ലേ പിന്നെ കൊടൈക്കനാല് കൊടൈക്കനാല് പോ കൊടൈക്കനാല് പോവ്വാണെങ്കിലേ

മറ്റേ പഴനി കണ്ടു പോരാ

ആ പഴനിക്കൂടി അല്ലെ കൊടൈക്കനാൽ പോവ

രണ്ടു ഏടയാ തമിഴ്‌നാട്ടിലല്ലേ ഉം

അടുത്ത മാസം ഊട്ടി പോണുണ്ട്

ആഹ് ഊട്ടില് ഊട്ടി ഊട്ടി ഉം tour പോയത് ഏർ നമ്മക്കാണോ അന്നോരിസം നമ്മള് പത്ത് പഠിക്കുമ്പോ

variety സ്ഥലം പിടിക്കണം നമ്മക്കെനി ഇത് കണ്ട സ്ഥലങ്ങളെന്നെ പിന്നിം പിന്നിം കണ്ട് കണ്ടിങ്ങനെ bore അടിക്കാന് നമ്മളെ കുടുംബക്കാര് ആഹ് കുടുംബക്കാര് ഉണ്ടാട

വയനാട് എവിടെ വെച്ച ഞങ്ങളന്നു വയനാട് പോയി ആണ്

വയനാടോ ആയക്ക് അവിടെ എന്തെങ്ങന കാപ്പിത്തോട്ടോ തേയിലയോ അങ്ങനെ എന്തേലും തോട്ടങ്ങൾ എന്തേലും ഉണ്ടോ ഓഹ് ഉണ്ട് അന്ന് നിങ്ങള് വയനാട്ടിക്ക് പോയപ്പോ എന്തൊക്കെയാ food items ഉണ്ടാരുന്നേ കഴിച്ചത് food items എന്താ പോവുമ്പൊ ഞങ്ങ ഇവിടുന്ന് ഞങ്ങളന്ന് പോയത് ഇവിട്ന്ന് ആറുമണിക്കാറ്റം പോയിക്കുണു

ആഹ് പോവുമ്പ പൊറാട്ടയും മുട്ടക്കറി പിന്നെ എല്ലാം ഉച്ചക്ക് ബിരിയാണി താമരശ്ശേരി ചുരത്ത്കൂടിയാ പോയെ ചുറ്റും

ആഹ് അത് നല്ല taste ആണ് അവിട്ത്തെ

ആ അട്ടപ്പാടി ചുരത്തിൻ്റെ താഴത്തുണ്ട്

പത്താം വളവ് താഴത്തില്ലേ ഏറ്റവും താഴത്ത് ആ അടിവാരത്ത് ചുരം തുടങ്ങ്‌ണ അങ്ങവിടെ

ഓ അട്ടപ്പാടിൻ്റെ top ലെ നല്ല അടിപൊളി അട്ടപ്പാടി കഴിഞ്ഞാ പിന്നെ ആനക്കട്ടി കഴിഞ്ഞാ പിന്നെ അടുത്തത് തമിഴ്‌നാടാണേ ഞാനും അച്ഛനും ഒരു ദിവസം അങ്ങനെ KSRTCbus ൽ പോയിട്ടുണ്ട് കോയമ്പത്തൂർക്ക് ഇവിടുന്നു നേരെ മണ്ണാർക്കാട് പോവ്വാ മണ്ണാർക്കാട്ട്ന്ന് KSRTC ൽ നേരെ ആനക്കട്ടി ഒരു പാലത്തിൻ്റെ അപ്പർത്ത് തമിഴ്‌നാടും ഇപ്പറത്ത് കേരളവും അപ്പർത്ത ഏർ

കഴിഞ്ഞാഴ്ചയെ ആഹ് അടിപൊളി സ്ഥലല്ലേ ആ ഞാനും മനീഷേട്ടനും

ഓഹ്

അതാരും അറിഞ്ഞിട്ടില്ല ഞങ്ങ രണ്ടാളും മാത്രം മെല്ലെ പോയി ഉം

അട്ടപ്പാടി ആ അട്ടപ്പാടിയില് കൊറേ സ്ഥലങ്ങള്ണ്ട് കാണാൻ മറ്റെ നരസിംഹക്കൊക്കെ അവിടെത്തന്നെയല്ലേ ആ ഞാന് school ന്ന് പോയർന്നു school ന്ന് മറ്റേ NSS ഇല്ലേ

എന്നാ ശരി എന്നാ നമ്മക്കിനി അടുത്ത trip എന്തേലും super ആക്കണം